സ്പീക്കർ 2 ഏജ് ട്വൻ്റി വൺ ഇയേഴ്സ് ഡൂ ഹെയർ ബൈ ഗിവ് മൈ അൺ കണ്ടീഷണൽ
സ്പീക്കർ 2 ഇറോവോക്കബിൽ കൺസൾട്ട് ഐ ഐ ടി മദ്രാസ്
സ്പീക്കർ 2 ആൻഡ് എസ് റ്റു എസ് കൺസോർട്ടിയം
സ്പീക്കർ 2 ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ് റ്റു ടു ആൻഡ് റീറ്റെയിൻ
സ്പീക്കർ 2 റെക്കോർഡിങ് മൈ വോയ്സ് ആൻഡ് വീഡിയോ ഓഫ് കോൺവെർസേഷൻ ഓഫ്
സ്പീക്കർ 2 റ്റു തൗസൻഡ് ഏഹ് ട്വൻ്റി വൺ

സ്പീക്കർ 2 ഫർദർ ഇൻ എക്സ്ചേഞ്ച് ഓഫ് സഫിഷ്യന്റ് കൺസിഡറേഷൻ

സ്പീക്കർ 2 റ്റു ഐ ഐ ടി മദ്രാസ് ആൻഡ് എസ് റ്റു എസ് കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്
സ്പീക്കർ 2 ഐ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ഐ ടി മദ്രാസ് ആൻഡ് ദ എസ് റ്റു എസ് കൺസോർട്ടോറിയം ഫോർ
സ്പീക്കർ 2 ഇന്ത്യൻ ലാംഗ്വേജസ്‌ ക്യാൻ ലോഫുളി യൂസ് ദ റെക്കോടഡ് വീഡിയോ ആൻഡ് ഓഡിയോ

സ്പീക്കർ 1 ഡൂ ഹെയർ ബൈ ഗിവ് മൈ അൺ കണ്ടീഷണൽ
സ്പീക്കർ 1 ഇറോവോക്കബിൽ കൺസേൺ റ്റു ഐ ഐ ടി മദ്രാസ് ആൻഡ് ദി എസ് റ്റു എസ് കൺസോർട്ടിയം

സ്പീക്കർ 1 റ്റു ടു ആൻഡ് റീറ്റെയിൻ റെക്കോർഡിങ് ഓഫ് മൈ വോയ്സ് ആൻഡ് വീഡിയോ ഓഫ്
സ്പീക്കർ 1 കോൺവെർസേഷൻ ഓഫ് റ്റു തൗസൻഡ് ട്വൻ്റി വൺ റ്റു തൗസൻഡ് ട്വൻ്റി റ്റു
സ്പീക്കർ 1 ഫർദർ ഇൻ എക്സ്ചേഞ്ച് ഓഫ് സഫിഷ്യൻറ് കൺസിഡറേഷൻ
സ്പീക്കർ 1 ഐ ടു ആൺകണ്ടീഷണലി ഇറവക്കബളി അസ്സയിൻ ഓൾ മൈ റൈറ്റ്സ് ഇൻ ദ റെക്കോർഡ് വീഡിയോ
സ്പീക്കർ 1 ആൻഡ് ഓഡിയോ ഓഫ് റ്റു തൗസൻഡ് ട്വൻ്റി വൺ ട്വൻ്റി റ്റു ഐ ഐ ടി മദ്രാസ്

സ്പീക്കർ 1 ഐ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ഐ ടി മദ്രാസ് ആൻഡ് ദി
സ്പീക്കർ 1 റ്റു എസ് കൺസോർട്ടോറിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌ ക്യാൻ ലോഫുളി യൂസ് ദ റെക്കോടഡ് വീഡിയോ ആൻഡ് ഓഡിയോ
സ്പീക്കർ 2 നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ?
സ്പീക്കർ 1 സുഖമായിരിക്കുന്നു അവിടെയോ?

സ്പീക്കർ 2 ഏഹ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ?
സ്പീക്കർ 2 പൊതു ഗതാഗത്തിലാണോ അതോ സ്വകാര്യ വാഹനത്തിലാണോ
സ്പീക്കർ 2 ഏഹ് യാത്ര ചെയ്യാൻ കൂടുതൽ ഇഷ്ടം?
സ്പീക്കർ 1 എനിക്ക് പൊതുവേ പൊതുഗതാഗതത്തിലാണ് യാത്ര ചെയ്യാൻ താല്പര്യം.
സ്പീക്കർ 1 പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാനും അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ മിക്കപ്പോഴും പൊതുഗതാഗതമാണ് ഉപയോഗിക്കാറും.

സ്പീക്കർ 2 ഞാൻ കൂടുതലും പൊതുഗതാഗതം തന്നെയാണ് ഉപയോഗിക്കാറ്.
സ്പീക്കർ 2 എനിക്ക് പക്ഷേ വണ്ടിയോടിക്കാനൊക്കെ അറിയാം.

സ്പീക്കർ 2 ഈ ഒരു ഏഹ് നമ്മളുടെ ഈ ഏഹ് സമൂഹത്തില്

സ്പീക്കർ 2 ഏഹ് കാര്യങ്ങളൊക്കെ
സ്പീക്കർ 2 ചെയ്യുവാനായിട്ടുള്ള പൈസ ഒക്കെ കിട്ടുന്നത്
സ്പീക്കർ 2 പൊതുഗതാഗതം ത്തിലൂടെ നമ്മൾ

സ്പീക്കർ 2 നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തില്
സ്പീക്കർ 2 ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ടുതന്നെ നമ്മള് കൂടുതല് പൊതുഗതാഗതം യൂസ് ഏഹ് ഉപയോഗിക്കണമെന്നാണ്

സ്പീക്കർ 1 അത് നീ പറഞ്ഞത് വളരെ ശരിയാണ്.
സ്പീക്കർ 1 പൊതുഗതാഗതം എന്ന് പറയുന്നത് നമ്മൾടെ സംസ്ഥാനത്തിനും രാജ്യത്തിനുമൊക്കെ ഒരുപോലെ ഒരു വരുമാനമാർഗ്ഗമാണ്.

സ്പീക്കർ 1 ഏഹ് ഇപ്പം ശബ്ദമലിനീകരണമാകട്ടെ അല്ലെങ്കിൽ ഏഹ് എന്താ മ്മ് പരിസര ഇതോ പരിസര മലിനീകരണമാകട്ടെ
സ്പീക്കർ 1 ഏഹ് അല്ലെങ്കിൽ വായു മലിനീകരണമാകട്ടെ എല്ലാത്തിനും ഒരു കാരണം ഈ കൂടി വരുന്ന വാഹനങ്ങളുടെ എണ്ണമാണ്.

സ്പീക്കർ 1 അപ്പോൾ ന ഏഹ് എത്രത്തോളം വാഹനങ്ങൾ ചുരുക്കാൻ പറ്റുമോ അത്രത്തോളം വാഹനങ്ങൾ ചുരുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.

സ്പീക്കർ 2 കാരണം നമ്മൾ നികുതി കൊടുക്കുന്ന ഏഹ്
സ്പീക്കർ 2 നമ്മൾ പൊതുഗതാഗതം ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന നികുതി
സ്പീക്കർ 2 കൊണ്ടാണ് നമ്മൾടെ ഈ സമൂഹം ഇങ്ങനെ പോകുന്നത് അതുകൊണ്ടുതന്നെ എന്നെ പൊതുഗതാഗതത്തിന് വലിയൊരു പങ്ക് നമ്മൾടെ
സ്പീക്കർ 2 സമൂഹത്തിൽ ഉണ്ട് അതുപോലെ
സ്പീക്കർ 2 താങ്കൾ പറഞ്ഞതുപോലെ ഏഹ്
സ്പീക്കർ 2 ഏഹ് ഒരുപാട് മലിനീകരണങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾടെ ഈ സമൂഹത്തിൽ
സ്പീക്കർ 2 വായുമലിനീകരണം ശബ്ദമലിനീകരണമൊക്കെ അതീവ തീവ്രതയിലെത്തിയിരിക്കുന്ന ഒരു

സ്പീക്കർ 2 ആ ഒരു സമയത്ത് നമ്മൾ സ്വകാര്യവാഹനങ്ങൾ ഉപയോഗിക്കൽ
സ്പീക്കർ 2 ഉപയോഗിക്കുന്നത് കൂടിക്കൊണ്ടിരിക്കുന്ന ഏഹ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വളരെ നമ്മളുടെ സമൂഹത്തിനും

സ്പീക്കർ 2 വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ അടുത്ത തലമുറകൾക്ക് ഇവിടെ

സ്പീക്കർ 1 വരുന്ന തലമുറയ്ക്ക് നമ്മൾ തന്നെ ഒരു മാർഗ്ഗം കാട്ടി കൊടുക്കുകയാണ് ഇന്ന് വേണ്ടത്.
സ്പീക്കർ 1 മാത്രമല്ല പൊതുഗതാഗതം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്

സ്പീക്കർ 1 ഇതിൻ്റെ ഒക്കെ അളവ് വരുമ്പോൾ ഇനി കുറഞ്ഞു കൊണ്ടേയിരിക്കും ഭൂമിയിൽ അതിൻ്റെ സ്രോതസ്സുകളുടെ
സ്പീക്കർ 1 ഉറവിടം വളരെ കുറഞ്ഞു കൊണ്ടിരിക്കും ഇനി വരുമ്പോൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇല്ലാണ്ടായി കൊണ്ടിരിക്കും.
സ്പീക്കർ 1 അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നുവെച്ചാൽ പുതിയ പുതിയ സ്രോതസുകളിൽ നിന്ന് നമ്മൾ ഏഹ് എത്രത്തോളം എടുക്കാൻ പറ്റുമോ ഇന്ധനങ്ങൾ അത് ചെ ചെയ്യുകയാണ് ഇനി വേണ്ടത്.
സ്പീക്കർ 1 പുതിയ പുതിയ സ്രോതസ്സുകൾ കണ്ടുപിടിച്ച് അതിൻ്റെ ഉപയോഗം കൂട്ടാൻ വേണ്ടി നമ്മൾ നോക്കുകയാണ് വേണ്ടത്. ഇപ്പൊ തന്നെ നമുക്ക് കണ്ടാലറിയാം വൈദ്യുതിയും മറ്റും പല പല ഇപ്പം
സ്പീക്കർ 1 സൂര്യൻ്റെ ഏഹ് ആ ഏഹ് സൂര്യനിൽ നിന്നാവട്ടെ ഏഹ് വേറെ എന്താ കാറ്റിൽ നിന്നും
സ്പീക്കർ 1 ആ ഒക്കെ പലപല അങ്ങനെ ഭൂമിയുടെ പല പല സ്രോതസ്സുകളിൽ നമ്മൾ നിന്ന് നമ്മളിപ്പോൾ
സ്പീക്കർ 1 ആ ഉം ഏ എന്താണ് ഏഹ് ഈ വൈദ്യുതിയും മറ്റും എടുക്കുന്നുണ്ട്.
സ്പീക്കർ 1 അതുപോലെതന്നെ ഇന്ധനവും പല സ്രോതസ്സുകൾ നമ്മ നിന്ന് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇനി
സ്പീക്കർ 1 അല്ലെങ്കിൽ ഒരു സമയമെത്തുമ്പോൾ
സ്പീക്കർ 1 ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്രോതസ്സുകളുടെ ഉറവിടം കുറയാനത് കാരണമാകും അതാ അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്.

സ്പീക്കർ 2 ഞാൻ തീർച്ചയായും അതിനോട് യോജിക്കുന്നു.

സ്പീക്കർ 2 സമൂഹത്തിൽ ഇപ്പോൾ ഇന്ധനത്തിൻ്റെ വില വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്.

സ്പീക്കർ 2 ചിലവ് വരുന്ന കാര്യമാണ് സ്വകാര്യവാഹനങ്ങൾ
സ്പീക്കർ 2 ഉപയോഗിക്കുമ്പോൾ ഇന്ധനത്തിൻ്റെ വില കൂടുന്നത്
സ്പീക്കർ 2 വെച്ച് ഏഹ് വെച്ചിട്ട് നമുക്ക് ഒരുപാട്
സ്പീക്കർ 2 നഷ്ടം സംഭവിക്കുന്നുണ്ട്. പൊതുഗതാഗതമാകുമ്പോൾ ഇന്ധനം
സ്പീക്കർ 2 വളരെ കുറവു മതി അത് മാത്രമല്ല നമ്മൾ
സ്പീക്കർ 2 നമ്മൾക്ക് അധികം ചിലവുകൾ വരുന്നില്ല
സ്പീക്കർ 2 പിന്നെ ഈ ഇന്ധനം ഇഹ് ഇഹ് അനഘ പറഞ്ഞതുപോലെ
സ്പീക്കർ 2 എന്താ എഹ് പുതിയ ഏഹ് സ്രോത ഏഹ് സ്രോതസ്സുകളില് നിന്ന് നമുക്ക് അ ഇന്ധനം ഏഹ് ലഭിക്കുമെങ്കിൽ അത് നമുക്ക് നോക്കണം അത് നമ്മൾ
സ്പീക്കർ 2 അതീവ ഏ എഹ് ഉം ഏഹ് അതീതമായി നമ്മൾ അതിന്
സ്പീക്കർ 2 എ നോക്കിത്തന്നെ കണ്ടുപിടിക്കണം നമ്മളുടെ ഈ ഇന്ധനങ്ങൾ കിട്ടുവാനുള്ള മാർഗം
സ്പീക്കർ 1 അതെ അതെ അതുതന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്.
സ്പീക്കർ 1 അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ

സ്പീക്കർ 1 രാത്രികാലങ്ങളിലും മറ്റും സഞ്ചരിക്കുമ്പോൾ

സ്പീക്കർ 1 എന്ന ചോദ്യമുയർന്നു വരുന്നതുകൊണ്ടാണ് പലരും ഉപയോഗിക്കാത്തതാണ്
സ്പീക്കർ 1 ഏ എന്നാണ് എൻ്റെയൊരു അറിവ് എൻ്റെ വീട്ടിൽ തന്നെ നോക്കിയാൽ പലരും എലെ അമ്മ ആവട്ടെ

സ്പീക്കർ 1 രാത്രി സമയങ്ങളിലും മറ്റും അവർ ഒരിക്കലും പൊതുഗതാഗതം തിരഞ്ഞെടുക്കുന്നതായി എനിക്ക് തോന്നുന്നില്ല.
സ്പീക്കർ 1 ഞാനായാലും രാത്രി സമയങ്ങളിൽ ഞാനൊരിക്കലും പൊതുഗതാഗതം

സ്പീക്കർ 1 പലപ്പോഴും ഞാൻ മറ്റുള്ളവരുടെ സഹായം തേടുകയാണ് ചെയ്യുക ഒന്നെങ്കിലെൻ്റെ സഹോദരൻ്റെയോ

സ്പീക്കർ 1 ആ അച്ഛൻ്റെയോ അങ്ങനെ ആരുടെയെങ്കിലും സഹായത്തോടെയാണ് ഞാൻ പലപ്പോഴും രാത്രി സമയങ്ങളിൽ യാത്ര ചെയ്യാറ്.
സ്പീക്കർ 1 ഏഹ് നമ്മളുടെ നാട്ടിലെ പൊതു ഗതാഗതം എത്രത്തോളം സുരക്ഷിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല.

സ്പീക്കർ 2 നമ്മളുടെ ഈ സമൂഹത്തിൽ പൊതുഗതാഗതം എഹ് രാത്രികാലങ്ങളിൽ തന്നെയല്ല പകൽ കാലങ്ങളിലായാലും അത്ര സുരക്ഷിതമല്ല
സ്പീക്കർ 2 ഒരുപാട് ഏഹ് പ്രശ്നങ്ങൾ ഏഹ് വരാറുണ്ട് നമുക്ക് അത് ഈ സമൂഹത്തിൽ എ ദിന ദിന ഏഹ് പത്രങ്ങളിൽ നോക്കിയാലറിയാം നമ്മൾടെ
സ്പീക്കർ 2 ഏഹ് സമൂഹത്തിൽ എന്തേലും പ്രശ്നങ്ങൾ പൊതു ഗതാഗതത്തിൽ ഗതാഗതത്തിൽ നിന്ന് രാത്രികാലങ്ങളിൽ
സ്പീക്കർ 2 ഒരുപാട് പേർക്ക് ഉണ്ടായ സംഭവങ്ങൾ നമ്മൾ എന്നും വായിക്കുന്നതാണ്
സ്പീക്കർ 2 അതുപോലെ പക്ഷേ അതിന് ഒരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. നമുക്ക്
സ്പീക്കർ 2 രാത്രികാലങ്ങളിലും പൊതുഗതാഗതങ്ങൾ ഉപയോഗിച്ച്‌ നമുക്ക് യാത്ര ചെയ്യുവാൻ നമുക്ക് ഒരു സുരക്ഷാ ഉറപ്പുവരുത്താൻ നമ്മുടെ ഈ

സ്പീക്കർ 2 ഏഹ് തയ്യാറെടുപ്പ് എടുത്താലേ അതിന് സാധിക്കുള്ളൂ അല്ലാതെ നമ്മൾ ഒന്നും ചെയ്യാതെ
സ്പീക്കർ 2 ഏഹ് സ്വകാര്യവാഹനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ അതിൽ സുര പൊതു ഗതാഗതത്തിൽ സുരക്ഷയില്ലയെന്ന് പറഞ്ഞ് ഏഹ് സ്വകാര്യവാഹനങ്ങൾ ഉപയോഗി
സ്പീക്കർ 2 ക്കൽ തന്നെയാണ് നമ്മളുടെ ഉദ്ദേശമെങ്കിൽ ഒരിക്കലും ഇതിനൊരു മാറ്റം വരില്ല. നമ്മൾ ഇതിനൊരു മാറ്റം കൊണ്ടുവരണം എന്നാണ് എനിക്ക് തോന്നുന്നത്

സ്പീക്കർ 1 ഏഹ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് എനിക്കും തോന്നുന്നത്.

സ്പീക്കർ 1 ആ നമ്മൾ ഇത് പ്ര എന്താ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ തന്നെ ഇതിനു വേണ്ടിയുള്ള പദ്ധതികൾ കൊണ്ടുവരണം.
സ്പീക്കർ 1 ആ ഈ രാത്രി സമയങ്ങളിലും അല്ലാതെയും ഒക്കെ ഏഹ് സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് വേണ്ടി നല്ല നല്ല പദ്ധതികൾ കൊണ്ടുവരണം.
സ്പീക്കർ 1 ഇപ്പോൾതന്നെ കെഎസ്ആർടിസി ഗിവി ഏഹ് യാത്രകളൊക്കെ സർക്കാർ ഒരുപാട്

സ്പീക്കർ 1 അപ്പോൾ ഏഹ് മ ഹ് എത്രത്തോളം ഇ നമുക്ക് കണ്ടാലറിയാം ഇപ്പോ എത്രത്തോളം ഏഹ് പൊതു ഗതാഗതത്തിനെ നമ്മളുടെ

സ്പീക്കർ 1 പിന്നെ പുറം രാജ്യങ്ങളിലും പുറം സംസ്ഥാനങ്ങളിലും നോക്കിയാൽ
സ്പീക്കർ 1 നമ്മളുടെ നാട്ടിനെ കാട്ടി കൂടുതൽ
സ്പീക്കർ 1 അവിടെയൊക്കെ ഈ പൊതു ഗതാഗതത്തെ ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്.
സ്പീക്കർ 1 ആളുകൾ ജോലിക്ക് പോകുന്നതാവട്ടെ അല്ലെങ്കിൽ പഠനത്തിനുവേണ്ടി പോകുന്നതാവട്ടെ
സ്പീക്കർ 1 എല്ലാത്തിനും അവർ ഉപയോഗിക്കുന്നത് പൊതുഗതാഗതം തന്നെയാണ്.
സ്പീക്കർ 1 ഏഹ് പക്ഷേ നമ്മുടെ നാട്ടിൽ നോക്കിയാൽ സുഖസൗകര്യങ്ങൾ
സ്പീക്കർ 1 ഏഹ് ക്ക് വേണ്ടിയാണോ എന്നറിയില്ല പക്ഷേ പലരും തിരഞ്ഞെടുക്കുന്നത് അവരവരുടെ വാഹനങ്ങൾ തന്നെയാണ്.
സ്പീക്കർ 1 ഏഹ് ഡല്ലി മുംബൈ പോലുള്ള

സ്പീക്കർ 2 അതെ അതിനോട് ഞാൻ ഒരുപോലെ ഏഹ് അനഘ പറഞ്ഞതുപോലെ ഞാൻ യോജിക്കുന്നുണ്ട്
സ്പീക്കർ 2 പക്ഷേ നമ്മൾ ഇതിനൊരു മാറ്റം കൊണ്ടുവരണം നമ്മുടെ ഏഹ് അനഘ പറഞ്ഞതുപോലെ

സ്പീക്കർ 2 അത് മാത്രമല്ല ഈ പൊതുഗതാഗതങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക്
സ്പീക്കർ 2 ഒരുപാട് പുതിയ പുതിയ ബന്ധങ്ങൾ ഏഹ് ഉണ്ടാക്കുവാൻ സാധിക്കും നമ്മളുടെ ഈ സമൂഹത്തിൽ നല്ല നല്ല പുതിയ പുതിയ ബന്ധങ്ങൾ

സ്പീക്കർ 2 ഒരുപാട് ഏഹ് സംസാരിക്കാൻ ആഗ്രഹമുള്ള ആളാണ് പുതിയ പുതിയ ആൾക്കാരെ
സ്പീക്കർ 2 കണ്ടുമുട്ടാൻ അവരുടെ കാര്യങ്ങളറിയാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിക്കാൻ താല്പര്യമുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് പൊതു ഗതാഗതത്തിൽ യാത്രചെയ്യുമ്പോൾ ഞാൻ
സ്പീക്കർ 2 ഒരുപാട് പേരെ കണ്ടുമുട്ടാനും അവരോട് സംസാരിക്കാനും അവരോട് ഇടപഴകാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഞാൻ നോക്കാറുണ്ട്.

സ്പീക്കർ 1 നല്ലൊരു കാര്യം തന്നെയാണ് പൊതുഗതാഗതം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ വൈ കൂടുതൽ ഇടപഴകാനും സംസാരിക്കാനും ഒക്കെ പറ്റുക എന്ന് പറയുന്നതും നല്ലൊരു കാര്യമാണ്.
സ്പീക്കർ 1 അപ്പോൾ എനിക്കും അത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരുടെയടുത്ത് സംസാരിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഇടപെഴുകാൻ പറ്റുക പല നാടുകളിൽ പോകാൻ പറ്റുക എന്നൊക്കെ വെച്ചാൽ.
സ്പീക്കർ 2 ഞാനും ഒരേ പോലെ ഇഷ്ടപ്പെടുന്ന

സ്പീക്കർ 2 പക്ഷേ ഏഹ് നമ്മൾക്ക് സുരക്ഷിത സുരക്ഷിതയുടെ ഒരു പ്രശ്നം ഉള്ള കാരണമാണ് നമ്മൾ പലപ്പോഴും പൊതുഗതാഗതം യൂസ് ഉപയോഗിക്കാത്തത്

സ്പീക്കർ 1 അപ്പോൾ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ പൊതുഗതാഗതം ഉപയോഗിക്കുമ്പോൾ പല ഏഹ് പല സ്ഥലങ്ങളിലും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്നു.

സ്പീക്കർ 2 അതെ നമ്മുടെ ഈ സമൂഹം ഇനിയും കൂടുതൽ പൊതുഗതാഗതം ഉപയോഗിച്ച്‌ കൊണ്ട് അതിനെ

സ്പീക്കർ 2 ഏഹ് നിയമങ്ങളും കാര്യങ്ങളും അതിനുവേണ്ടി കൊണ്ടുവരണം എന്നു ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്നു വച്ചാൽ ചെയ്യാൻ ഞാൻ ഏഹ് ഒരുപാട് ഇഷ്ടപ്പെടുന്നു

സ്പീക്കർ 1 നമ്മൾ മാ ഏഹ് എത്രത്തോളം നമുക്ക് ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുവോ അത് ആദ്യം തുടങ്ങേണ്ടത് നമ്മളുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് നമ്മൾടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ
സ്പീക്കർ 1 ഇവർക്ക് തന്നെയാണ് ആദ്യപടിയായി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അത് നിങ്ങൾ പൊതുഗതാഗതം തന്നെ ഉപയോഗിക്കണം എന്ന്.
സ്പീക്കർ 1 ജോലിക്ക് പോകുമ്പോഴാകട്ടെ അല്ലെങ്കിൽ ആഹ് എന്താ നു പഠനത്തിനുവേണ്ടി പോകുമ്പോൾ ആകട്ടെ

സ്പീക്കർ 1 എപ്പോഴും നമ്മൾ പൊതുഗതാഗതം തന്നെ ഉം ഏഹ് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുകയാണ് വേണ്ടത്. നമ്മൾ നമ്മുടെ കൂട്ടുകാരുമൊത്ത്
സ്പീക്കർ 1 പല സ്ഥലങ്ങളിൽ വിനോദസഞ്ചാരത്തിന് പോകുന്നുണ്ടല്ലോ അപ്പോഴൊക്കെ നമ്മൾടെ വീട്ടിലുള്ള സ്വകാര്യവാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനുപകരം
സ്പീക്കർ 1 ഏഹ് തീവണ്ടി അല്ലെങ്കിൽ ഏഹ് എന്താണ് ബസ്സുകൾ അതുപോലുള്ള ഏതെങ്കിലും പൊതുഗതാഗതം എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമോ എങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക.
സ്പീക്കർ 2 അതെ ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട് ഞാൻ അതിനു വേണ്ടി ഏഹ് എൻ്റെ സുഹൃത്തുക്കളോടാണെങ്കിലും എൻ്റെ വീട്ടുകാരോടാണെങ്കിലും ഞാനത് പറഞ്ഞു വെക്കും.
സ്പീക്കർ 2 അതുപോലെ നമ്മളുടെ നാളത്തെ ഒരു തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് ഈയൊരു കാര്യം ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾടെ

സ്പീക്കർ 2 ഏഹ് ഇല്ലാതാക്കി നമുക്ക് നാളത്തെ തലമുറയ്ക്ക് വേണ്ടി നല്ല ഒരു ഏഹ് സമൂഹം നമുക്ക് കൊടുക്കാൻ പറ്റണം എന്നാണ് പറയുന്നത്.

സ്പീക്കർ 1 അതിനുവേണ്ടി എന്തായാലും നമുക്ക് തന്നെ ശ്രമിക്കാം.
സ്പീക്കർ 1 ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഏഹ് കൂടുതൽ പൊതുഗതാഗതത്തെ ഏഹ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ തന്നെ ആദ്യപടി തുടങ്ങണം എന്നാണ് എനിക്ക് തോന്നുന്നത്.
സ്പീക്കർ 1 അത് ഏഹ് ഇപ്പോൾ നമ്മളുടെ വിദ്യാലയങ്ങളിൽ നിന്നാകട്ടെ
സ്പീക്കർ 1 അല്ലെങ്കിൽ വീട്ടിൽ നിന്നാകട്ടെ തുടക്കം.
സ്പീക്കർ 1 ഏഹ് എന്നാലേ നല്ലൊരു ഹ് ഭൂമി അതായത് ഏഹ് മലിനീകരണമില്ലാത്തെ
സ്പീക്കർ 1 അല്ലെങ്കിൽ ആഹ് തിക്കും തിരക്കും ഇഹ് ഒന്നുമില്ലാത്തെ
സ്പീക്കർ 1 ആ അങ്ങനത്തെ ഒരു ഭൂമി നമുക്ക് വരും തലമുറയ്ക്ക് വേണ്ടി ആഹ് എന്ത ഒരുക്കി കൊടുക്കുവാൻ നമുക്ക് കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്ന
സ്പീക്കർ 2 അതെ അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം ഏഹ് നമ്മൾക്ക് ഇനി നേരിട്ട് ഒന്ന് കാണുവാൻ പറ്റികഴിഞ്ഞാൽ നമുക്ക് ഒരുപോലെ ഇതിനുവേണ്ടി പരിശ്രമിക്കാം
സ്പീക്കർ 2 ഞാന് താങ്കളെ നേരിട്ട് കാണുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടുതന്നെ നമുക്ക് ഇത് ചെയ്യാം.